വിവാഹത്തിലോ മറ്റ് ആഘോഷ പരിപാടിയിലായിരിക്കാം അലങ്കാര പശ്ചാത്തലത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പുരുഷനെയാണ് ചിത്രം ചിത്രീകരിക്കുന്നത്.

സ്യൂട്ടും ടൈയും ധരിച്ച് ആ മനുഷ്യൻ കൈകൾ പോക്കറ്റ് ഇൽ പിടിച്ച് ആത്മവിശ്വാസവും ഔപചാരികതയും പ്രകടിപ്പിക്കുന്നു.

ഇൻഡോർ കോർട്ട് ഇൽ ബാഡ്മിൻറൺ കളിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കാണിച്ചിരിക്കുന്നത്.

ഒരു വശത്ത് ഒരു ക്ലോക്ക് കാണാം മൂന്നു വ്യക്തികൾ സജീവമായി കളിക്കുന്നു അതേസമയം അന്തരീക്ഷം ഉന്മേഷധായകവും ഊർജ്ജസ്വലവുമായി കാണപ്പെടുന്നു.

ഭാഗികമായി നിർമിച്ച ഘടനയുള്ളൊരു നിർമാണ സ്ഥലമാണ് ചിത്രം കാണിക്കുന്നത്.

ഇതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബാങ്കിന്റെ പേര് വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു നീല ചിഹ്നമുണ്ട്.

ഏകദേശം പ്രവർത്തനത്തിൻ്റെയും ചലനത്തിൻ്റെയും ഒരു രൂപമായി കാണപ്പെടുന്നു.

കോൺക്രീറ്റ് ഭിത്തിയും ലോകമേൽക്കൂരയും ഉള്ള ഒരു വലിയ വ്യവസായിക കെട്ടിടമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.

മുൻവശത്ത് പടർന്നു കയറുന്ന പുല്ലും കളകളും ദൃശ്യമാണ് ഇത് അവഗണനയോ ഉപേക്ഷിക്കലോ സൂചിപ്പിക്കുന്നു.

പ്രവേശന കവാടത്തിനു ചുറ്റും ബാങ്ക് ഇന്റെ ലോഗോ ആലേഖനം ചെയ്ത രണ്ട് ചുവപ്പും വെള്ളയും അടയാളങ്ങളുണ്ട്.

അതേസമയം കെട്ടിടത്തിന്റെ വലതുവശത്തുള്ള ഒരു വലിയ പോസ്റ്റർ ഇൽ രണ്ട് വ്യക്തികളെ കാണിക്കുന്നു.

ചിത്രം എട്ടു പേരടങ്ങുന്ന ഒരു സംഘം ഒരു പള്ളിയിൽ ഒരുമിച്ച് നിക്കുന്നതായി കാണുന്നു.

പ്രത്യേകിച്ച് വെളുത്ത മേലാങ്കി ധരിച്ചിരിക്കുന്നു വലത് വശത്തുള്ള ആൾ വെളുത്ത മേലാങ്കി മൂടും പടവും ധരിച്ചിരിക്കുന്നു ആ സംഘം അവരുടെ കൈകൾ മുന്നിൽ ചേർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതായി തോന്നുന്നു.

ജയ്പൂരിലെ എസ്_എം കോളേജിന് പുറത്തുള്ള ഉജ്ജസ്വലമായ രംഗം ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു.

ഒരു പ്രധാന അടയാളവും മറ്റൊരു ഭാഷയിൽ ഒരു അധിക വാചകവുമുണ്ട് ഒരുപക്ഷേ ഹിന്ദിയിലോ പ്രാദേശിക ഭാഷയിലോ സാധാരണ വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ആളുകൾ പ്രവേശന കവാടത്തിൽ സമീപം ഒത്തുകൂടി ചിലർ നിൽക്കുന്നു.

തൊഴിലാളികൾ ഒരു കോൺക്രീറ്റ് സ്ലാബിൽ നിൽക്കുന്നു ഒരു തൊഴിലാളി ഒരു ജോലി ചെയ്യാൻ കുനിഞ്ഞിരിക്കുന്നതും മറ്റൊരാൾ സമീപത്ത് നിൽക്കുന്നതും കാണാം.

ഒരു അമ്യൂസ്മെൻറ് പാർക്കിലോ ഫെയർ ഗ്രൗണ്ടിലോ ഉള്ള ഒരു ചി രംഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.

മുൻവശത്തായി ഫെറസ് വീൽ പ്രധാനമായി ചിത്രീകരിച്ചിരിക്കുന്നു അതിന്റെ വർണ്ണാഭമായ ഇരിപ്പിടങ്ങളും ഉറപ്പുള്ള ലോകഘടനയും പ്രദർശിപ്പിച്ചിരിക്കുന്നു.

രണ്ട് വ്യക്തികൾ മേശക്കരികിൽ ഇരിക്കുന്നു മറ്റുള്ള സമീപത്ത് നിൽക്കുന്നു.

പേപ്പറുകൾ പിടിച്ചിരിക്കുന്നവരുമായി ഇടപ്പഴക്കുന്നു പെട്ടികൾ പേപ്പറുകൾ മറ്റു ഉൽപ്പന്നങ്ങളും ആണെന്ന് തോന്നിക്കുന്ന ചെറിയ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്ന നിരവധി വസ്തുക്കൾ മേശ അലങ്കോലപ്പെട്ടിരിക്കുന്നു.

ഇത്രവും വലിയ ഒരു ഗ്ലാസ് മുഖവും ഒരു പ്രമുഖ പ്രവേശന കവാടവുമുള്ള ഒരു ഗംഭീരവും ആധുനികവുമായ കെട്ടിടത്തെ ചിത്രീകരിക്കുന്നു.

ഒരു കമാന ആകൃതിയിൽ ഇള്ള പ്രവേശന കാവടത്തിലേക്ക് നയിക്കുന്ന ച ചായ നിറത്തിലുള്ള കല്ല് പടികളിൽ പുരുഷന്മാർ നിൽക്കുന്നു.

വിവിധ മരുന്നുകളും ഉൽപ്പന്നങ്ങളും നിറച്ച ഷെൽഫുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഫാർമസിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ചിത്രം കാണിക്കുന്നതും.

ഇളം പച്ച നിറത്തിലുള്ള ചുമരുകൾ ഒരു വലിയ കണ്ണാടിയും മറ്റൊരു ഭാഗത്തേക്ക് നയിക്കുന്ന ഒരു വാതിൽ എന്നിവ മുറിയിൽ ഉണ്ട് പങ്കെടുക്കുന്ന യുവാക്കൾക്കിടയിൽ ഏകാഗ്രത മാനശ്രമത്തിന്റെയും മനസമാധാനത്തിന്റെയും അന്തരീക്ഷം കാണപ്പെടുന്നു ഈ ചിത്രത്തിൽ.

ക്ലാസ് മുറിയിൽ ഒരു സൃഷ്ടിപരമായ പ്രവർത്തനത്തിൽ ഒരുപക്ഷേ ഒരു കരകൗശല അല്ലെങ്കിൽ കലാപദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നു.

അതിനിടെ എന്ത് എന്തെങ്കിലും പരിശോധിക്കുകയോ നന്നാക്കുകയോ ചെയ്യുന്നു ചുറ്റും ഉപകരണങ്ങളും ഉപകരണങ്ങളും ദൃശ്യമാകുന്ന ഒരു പ്രൊഫഷണലും സംഘടിതവുമായ ജോലി സ്ഥലത്തെയാണ് ഈ രംഗം സൂചിപ്പിക്കുന്നത്.

മേഘാവൃതമായ ആകാശ ഇലകൾ ഉള്ള മരങ്ങൾ ഉള്ള ഒരു ദൃശ്യമാണ് ഇത് ഉജ്ജ്വലമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നു.

മുറിയിൽ നിരവധി മേശകളും കസേരകളും സജ്ജീകരിച്ചിരിക്കുന്നു അവടെ വ്യക്തികൾ ഇരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യുന്നു അന്തരീക്ഷം ശാന്തവും കാഷ്വലും ആയി കാണപ്പെടുന്നു.

മേശ വിവിധ മെഡിക്കൽ സാമഗ്രികളും രേഖകളും കൊണ്ട് അലങ്കോലപ്പെട്ടിരിക്കുന്നു.

ഇത് ഒരു പരിപാടി ഒരു പൊ അല്ലെങ്കി പൊതു സ്ഥലത്ത് നടക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു.

ഒരു വേദി അല്ലെങ്കിൽ ബലിപീഠം ദൃശ്യമാണ് ഇത് ഒത്തുചേരൽ ഒരു മതപരമോ പരിപാടിക്ക് വേണ്ടിയായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു മൊത്തത്തിലുള്ള രംഗം പങ്കെടുക്കുന്ന സമൂഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബോധം നൽകുന്നു.

ഈ ക്ഷേത്രത്തിൽ രാത്രി ഒരു ജനക്കൂട്ടം തടിച്ചു കൂടിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് ചിത്രം പകർത്തുന്നത് ക്ഷേത്രത്തിൻറെ പ്രവേശന കവാടം മൂന്ന് വെളുത്ത ഗോപുരങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു.

ഇതൊരു തുറ സ്ഥലത്തെ സൂചിപ്പിക്കുന്നു മൊത്തത്തിലുള്ള അന്തരീക്ഷം സജീവ ഉത്സവമായി തോന്നുന്നു ഇതൊരു ആഘോഷ പരിപാടിയോ വിനോദ പരിപാടിയോ സൂചിപ്പിക്കുന്നു.

ഈ പാലത്തിനടിയിലെ മണ്ണിൽ നാല് വ്യക്തികൾ നിൽക്കുന്നതും വലതുവശത്ത് ഒരു ജ ജലാശയം കാണുന്നതും ചിത്രത്തിൽ കാണാം.

മുകളിലുള്ള പാലത്തിൽ നീല നിറത്തിലുള്ള റെയിലിങ്ങുകൾ ഉണ്ട് കോൺക്രീറ്റോ കല്ലോ ഉപയോഗിച്ച് നിർമ്മിച്ചതായി തോന്നുന്നു.

പുൽമേടുള്ള ഒരു പാർക്കിലോ പൂന്തോട്ടത്തിലോ ഒത്തുകൂടിയിരിക്കുന്ന കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്ന ഒരുകൂട്ടം ആളുകളെയാണ് കാണിക്കിണ്ത്.

കുട്ടികൾ നിലത്തിൽ ഇരിക്കുന്നു ചിലർ കടലാസിൽ ചെയ്യുന്നു മറ്റുള്ളവർ നിരീക്ഷിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതായി തോനുന്നു.

പുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു മൂടൽ മഞ്ഞിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു ചുറ്റുമുള്ള പരിസ്ഥിതി പ്രകൃതി ദത്തമായ ഒരു പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നു.

ഒരു സാംസ്കാരിക അല്ലെങ്കില് ഒരു മതപരമായ ആഘോഷത്തിനിടയില് റോഡ് ഇൻ്റെ ഇരുവശത്തും ഒരു വലിയ ജനക്കൂട്ടം തടിച്ച് കൂടിയിരിക്കുന്നു.

ദേശം ഉന്മേഷ ഫലിതമാണ് ഇതിൽക്കൂടെ പ്രകൃതി ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു ചുറ്റുമുള്ള കെട്ടിടങ്ങൾ അടയാളങ്ങളും വിളക്കുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.